ആ ടാ നീയിപ്പം പുതിയ പണിക്കൊക്കെ പോവാൻ തുടങ്ങീന്നു പറയുന്ന കേട്ടു. ആട ഞാന് ആ ഇപ്പൊ ഈടന്നേ നാട്ടില്ത്തന്നെ ചെറിയ ജോ ജോലിക്കു പോകുന്നുണ്ട്

ഇല്ലടാ പഠിച്ചേലൊത്ത ജോലിയൊന്നും അല്ല നിലവിലെ എനിക്കൊന്നും കിട്ടീട്ടില്ല ഒന്നും ജോലിയൊന്നും സെറ്റായിട്ടില്ല അങ്ങനെ ആ തൽക്കാലം ഒന്ന് സെറ്റാവുന്ന വരെ

ഒരോഫീസില് ഹ് ആ അവിടുത്തെ ഓഫീസ് ഓഫീസിലെ കാര്യങ്ങളൊക്കെ നോക്കുന്നയിട്ട് ഓഫീസ് രെജിസ്റ്ററ്

ശബളം പത്തു പതിനായിരം ഉണ്ടേ

കൊറവ അത് പണിയുണ്ടേ നല്ല അത്യാവശ്യം കുറെ പണിയുണ്ട് അതായതു ആ കമ്പനി ആ ഹു ഒരു കമ്പനിയുടെ ഓഫീസാണ് ആ ഓഫീസിലേക്ക് ആം ഹ് മൊത്തം അവിടെയുള്ള ചെലവ് വരവ് അതിനെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് രേഖപ്പെടുത്താൻ ഉണ്ടാവും പിന്നെ കൃത്യായിട്ട് ഈ ശമ്പളം കൊടുക്കുന്നെ ബാക്കിയുള്ള ജോലിക്കാരൊക്കെ നമ്മളോടാ വന്ന് നമ്മ നമ്മളോടാ വന്ന് ചോയിക്ക സാലറി.

കമ്പനിയിൽ ആണെങ്കില് ഓഫീസിലാണെങ്കിൽ ക്യാഷും ഉണ്ടാവൂല ഓര വായിലിരിക്കുന്നതും കേക്കണം

അതില് കുറച് പ്രയാസം കുറച്ചു ബുദ്ധിമുട്ടാണ് പണി

ഞാന് ഇയിന്റൊപ്പരം തന്നെ എന്തേലും ഡിസ്റ്റൻസ് ആയിട്ട് ഒരു പിജി എന്തെങ്കിലും ചെയ്യാന്നു കരുതിയാണ്. ചെയ്തെങ്കില് എന്തെങ്കിലും നല്ല ജോലി കിട്ടിയേനെ പക്ഷെ എവിടുന്നാണ് ഇവിടെ പഠിക്കാന് ഏ ആ തോന്നുനന്നയില്ല ഇതിനെ കൂടുതല് ഈ ജോബിന്റെ സ്ട്രെസ് കാരണായിട്ട് എനിക്ക് പഠിക്കാനെ തോന്നുന്നില്ല അതായതു ഓ രാവിലെ മുതല് രാത്രി ഏ എട്ടുമണി വരെ ആടെ ഓഫീസില് തന്നെയുണ്ടാകും. വീട്ടിലേക്കു വന്ന പിന്നെ ഒന്ന് കുളിച്ചു ഫ്രഷ് ആയി കഴിയുമ്പത്തേനും സമയായി

ഞാനും ഇപ്പ ഇങ്ങനെ ഒരുപാടു ജോലിയൊക്കെ അനേഷിച്ചു കുറെ നടന്നു അവസാനം പിന്നെ ഒന്നും കിട്ടാതെ വന്നപ്പോൾ തല്ക്കാലം ചെങ്ങായിടെ ഷോപ്പിലിങ്ങനെ വെറുതെയൊരു ഷോപ് കീപ്പറായിട്ട് കയറി നിന്നിട്ടാ ഉള്ളത്. ഒരു ടൈമ്പസ്സാന്നെ നിലക്ക്

ആ ഡ്രസ്സ് കടയാണ് ഒരു നേരമ്പോക്കെന്ന നിലക്ക് കേറിയതാണ് അപ്പൊ ഡെയിലി ഒരു മുന്നൂറു രുപ കിട്ടും അപ്പൊ അങ്ങനെയെങ്കിൽ അങ്ങനെ കിട്ടട്ടെന്നുള്ള രീതിയിൽ ഡെയിലി പോകുന്നതാണ്. അപ്പൊ പിന്നെന്ന ഓൾറെഡി ഇപ്പൊ പഠിച്ചു കഴിഞ്ഞല്ലോ അപ്പൊ ഇനി എന്തെങ്കിലുമൊരു

ജോലി ഇങ്ങനെ നോക്കാന്നുള്ള രീതിയിലാണുള്ളത് കൊറേ ഇന്റർവ്യൂ ഒക്കെ കാണുന്നുണ്ട് അപ്പൊ എന്തെങ്കിലും ഇന്റർവ്യൂ അറ്റൻറ്റ് ചെയ്യണം അങ്ങനൊക്കെ നോക്കിട്ട് പോണെന്നാണുള്ളത്. ഞാ ഞാൻ കുറെ ഇന്റർ ഇന്റർവ്യൂ അറ്റൻറ്റ് ചെയ്താണ് പക്ഷെ എനിക്ക് ഡിഗ്രിയിൽ മാർക്ക് കുറവാണല്ലോ

ഡിഗ്രിയിൽ തീരെ പേർസെന്റേജ് ഇണ്ടായിട്ടില്ല അതോണ്ട് ആ നല്ല പെർസന്റേജ് നല്ല കുറവുണ്ട് അതുകാരണത്താല് കാര്യായിട്ട് നല്ലൊരു ജോബ് കിട്ടീട്ടില്ല. ഞാൻ കുറെ ഇൻ ഇന്റർവ്യൂസിനു കുറെ പോയ് ഒന്നുമൊരിടത്തും ഇന്റർവ്യൂവില് ഉണ്ടായിട്ടില്ല സി ആ

ജോലി കിട്ടിക്കില്ല എല്ലായിടത്തും റിജെക്ട് ചെയ്യുന്ന അവസ്ഥയാ ഉണ്ടായതു. ഞാന് എന്നോട് ഓഫിസിനു പറഞ്ഞിരിക്കുന്നത് ഈ ഇന്റർ വ്യൂന്റെ ആവശ്യത്തിനി ഞാൻ കുറെ ലീവെടുത്തു ഇനി ഇങ്ങനെ ലീവ് എടുക്കുവാണെങ്കിൽ ഇവിടുന്നും പുറത്താക്കുന്നു. ഇന്റർവ്യൂക്കു പോയിട്ട് ഉള്ള ജോലിയും പോകുവോ

ഒന്നാമതായിട്ട് പറയുവാണെങ്കില് ഇന്ത്യയിലെ മൊത്തത്തിൽ അവസ്ഥ തൊഴിൽ നിരക്ഷരരുടെ ഒരു ഒരു നിരക്ക് കുടികൊണ്ടിരിക്കുവാന്. തൊഴിൽ ഇല്ലായ്‌മ രൂക്ഷമായി വന്നു കൊണ്ടിരിക്കുവാണ്.

അപ്പം എനിക്ക് തോന്നുന്നത് സർക്കാർ ഇതിനു വേണ്ടി വേണ്ട രീതിയിൽ നല്ല നടപടി ഉൾക്കൊള്ളണന്നാണ് ഏ ഒരുപാടു ഒരുപാടു യുവ തലമുറകളാണ് വഴി പിഴച്ചു പോകുന്നത് തൊഴിലില്ലാതെ.

നമുക്കറിയാലോ തൊഴിലില്ലാതെ വരുന്ന സമയത്താണ് ഈ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവ പെടുന്നത്. പൈസ ഇല്ലാതെ വരുമ്പോൾ സ്വഭാവികമായിട്ടും എങ്ങനെങ്കിലും പൈസ ഉണ്ടാക്കാനുള്ള രീതിയില്

അങ്ങനെയാണ് പല തെറ്റുകളിലേക്കും ആൾക്കാര് പോകുന്നതും ചെന്ന് പെട്ടുപോകുന്നതും അങ്ങനെയാണ് പിന്നീട് അവർക്കു അവരെ നമുക്ക് പലപ്പോഴും രക്ഷിക്കാൻ പറ്റാതെ പോകുന്നുണ്ട്. അപ്പൊ ഇതിനൊക്കെയൊരു അവസാനം നമ്മൾ കണ്ടേത്തെണ്ടതുണ്ട് ഇങ്ങെനെ തടർന്നു പോയ് കഴിഞ്ഞാൽ ഭാവി ഇന്ത്യയുടെ അല്ലങ്കില് ഒരു ഭാവി തലമുറതന്നെ ഇല്ലാതായി പോവുലെ.

ആത്യം ഈ പ്രശ്നം പരിഹരിക്കണെങ്കിലേ ഈ ആ ദിവസവും കടന്നു പോകുന്തോറും ഈ കോളേജുകള് പുതിയ പുതിയ പ്രൈവറ്റ് കോളേജുകളിങ്ങനെ തുറന്നു തുറന്നു തുറന്നു വാരികയ. ആളുകളിങ്ങനെ അതിനു കണക്കായിട്ട് പഠിച്ചു പഠിച്ചു ഇറങ്ങുകയും ചെയ്യുന്നുണ്ട് പക്ഷെ ശരിക്കുള്ള ജോലി അവസരമില്ല. ഉം പ്രൈവറ്റ് കോളേജുന്നുള്ളത് തൊഴിലായിട്ടാണ് ഇപ്പൊ പലപ്പോഴും കാണുന്നത്. അതൊക്കെ ഒരു രസകരമായ സഭാവമായിട്ടാ പലസ്ഥലങ്ങളിലും കാണുന്നത്

അതിനെക്കെക്കുറിച്ചു പറയുവാണെങ്കിൽ ഒരുപാട് സംസാരിക്കേണ്ടി വരും അവസാനായിട്ട് എനിക്ക് പറയാനുള്ളത് ഓരോരുത്തരുടെയും ജീവിതം സുരക്ഷമാക്കുക എന്ന സുരക്ഷമാക്കി തീർക്കുന്നത് അവരുടെ തൊഴിലുകളാണ്. തൊഴിലിനു വേണ്ടിയാണു പലപ്പോഴും ഇവിടെ ഫൈറ്റുകൾ വരെ നടക്കുന്നത് അക്കാഡമിക്ക് മേഖലകളിലൊക്കെ ഫൈറ്റു നടക്കുന്നത് തൊഴിലിനു വേണ്ടിയാണു.

ഇപ്പൊ നല്ലൊരു തൊഴിലു എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്നു മാത്രമായ് ഈ ഒരു അവസരത്തിൽ ആശംമിസിക്കാനുള്ളു

ഏതായാലും നല്ലൊരു ഇന്റർവ്യൂയൊക്കെ അറ്റൻറ്റ് ചെയ്തു നല്ല തൊഴിലൊക്കെ നേടി ഏ നല്ലൊരു ജീവിതം ഉണ്ടായിത്തീരട്ടെന്ന് ആശംസിക്കുന്നു.